eligible ആയ ഉസ്താദ്‌മാർ എന്നെയാണ് രണ്ട്‌ വിദ്യാഭ്യാസുള്ളത്

ആ രണ്ട്‌ subject teach എയ്യാൻ ആളായിക്കു ല്ലേ ആ class ഉം കാര്യങ്ങളൊന്നും വിഷയല്ല അങ്ങനെ പഠിച്ച മതി

fees കാര്യങ്ങളൊന്നു ഇല്ലാ നമ്മള food and accomodation ഒക്കെ free ആണ്

course കയ്യാനായ എന്നിട്ട് course ഇപ്പൊ ഈ ഒരു വർഷം കൂടി

അതെന്താ എന്ത് സംഭവോ

എങ്ങേനെയാ ഇപ്പൊ ഓർക്കെങ്ങനെ എത്തിപ്പെട്ടല് visa എങ്ങെനെ visa ഒക്കെ ഞമ്മള് എറിയണോ

ഓലൊക്കെ അറിയും നമ്മളെ hostel സൗകര്യം food visa എല്ലാ ഓല് അയച്ചേരും നമ്മള് ചെന്ന് പഠിച്ചൊടുത്താ മതി

മാത്രല്ല മാസമാസം മുപ്പത്ത് രണ്ടായിരം രൂപ വെച്ച് ഞമ്മക്ക് തെരയും ചെയ്യും stipend ആയിട്ട് അത് എന്തിന് ഞമ്മള് അവടെ പഠിച്ച് work എയ്യണോല്ലോ

പരിജയത്തിൽ ആരെങ്കിലും ഇണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോടുത്തെ നീ നല്ല ഉപകാരാണ് okay free ആണല്ലോ ഒക്കെ ല്ലേ ഒക്കെ ഇപ്പോ എനിക്ക് എനിക്ക് അപേക്ഷഹിക്കണെങ്കി എങ്ങനെ അയിന്റെ formalities അയിൻത് ഇപ്പൊ കെ ഇത് ഇതിലിണ്ട് ഞാൻ അയക്കിച്ചേർണ്ട്‌ വേണങ്കി ആ okay വേ processing വെങ് നടക്കോ നടക്കുഏ ഇപ്പൊ ആയിന്റ admission ന്റെ time ആണ് അതാണിപ്പോ ആ okay okay okay നമ്മളെ ഒരു company ക്കാരനിണ്ട്‌

ഓനും നിങ്ങളീ പറഞ്ഞ course എന്നെ പഠിക്കുന്ന് എട്ട് വർഷത്തെ

മാസം മുപ്പത്തി രണ്ടായിരം രൂപ indian rupee ആ okay ആരേലും ഇണ്ടെങ്കി പറഞ് കൊടുത്തേ നീ ഞാൻ പറയാ അയ്യെന്നെല്ലേ നിങ്ങക്കൊക്കെ

ഉണ്ടക്ക

അത് അറിയില്ല അങ്ങനൊന്നു ഉണ്ടാവുല്ലായിരിക്കും ഈ പഠാനെന്നെ വേണംന്ന് ഇല്ലാ അതെല്ലാതെ സാധാ plus two കയിഞ്ഞോൽക്ക് ഇതില് അത് സാധാ അത് ആ നാല് വർഷത്തെ course അവടെ എന്തൊക്കെ പഠിപ്പിക്ക് എന്തൊക്കെ അവിടെ പഠിപ്പിക്ക ഇതെന്നെ

ആ ഖുർആൻ പഠിപ്പിക്കും അതെ പോലെ സാധാ മായിരി ഞമ്മളെ ഭോധിക വിദ്യാഭ്യാസും ഉണ്ടാവും

ഇജ്ജ് ഇനിയിപ്പോ എന്താ ചെയ്യണേ course കയ്യിഞ്ഞ്ട്ട്

ആ പെരിന്തൽമണ്ണ തന്നെ എവിടേലും കിട്ടോ നോക്കണം

ഇങ്ങനത്തെ ഈ designing ന്റെ shop എന്തേലും ഇണ്ടേൽ പറയണംട്ടോ ആ പറഞ്ഞിണ്ട്‌ ഏർ താൽക്കാലിപ്പോ freshers നെ എല്ലാർക്കു ആവശ്യുണ്ടാവും പിന്നെന്താ പിന്നെ എന്താ ഇപ്പോ ഇതിന്റെ exam ഉം കാര്യങ്ങളൊക്കെ എങ്ങെനെ degree കഴിയണ മാതിരി തന്നെ ആ സാധാ മാതിരി തന്നെ കയ്യുഅ ഇതൊക്കെ

ഭൗതികമായിട്ടില്ലേ exam ഉം കാര്യങ്ങളൊക്കെ separate അതോ ഇതെല്ലും included ആയിട്ട് നടക്കോ ഒരുമിച്ച് നടക്കോ അത് ആയിന്റ സമയത്ത് നടക്കും വേറെ separate ആയിട്ട് exam എഴുതണ്ടേ ആ അതെ exam ന്റെ result വന്നാ ആ result ഒക്കെ വന്നു

ആ first class ഇണ്ട് de degree കയിഞ്ഞി ഇത് കയിഞ്ഞിട്ട് എന്ത പരുവാടി degree കഴിഞ്ഞിട്ട് PG ചെയ്യണം ഇണ്ട് അത് എവടെയാ അത് അപേക്ഷിക്കാനായോ registration ആയോ ആ അത് time ആയി കൊടുക്കണം ഇവിടെ അടുത്ത് എടൊക്കെ ഇള്ളത് ഞാൻ ചെയ്യല്ലേ ആ okay അതോണ്ട് അപ്പോ distance ആയിട്ട് ചെയ്യുമ്പോ വേറെ എന്തേലും ജോലി നോക്കുണ്ടോ വേറെ ജോലി പറഞാല് നാട്ടില് എന്തേലും നോക്കണം നിങ്ങള കൂട ആരേലും ഉണ്ടോ നാട്ടിന്ന് എന്റെ കൂടെ നാട്ടിന്ന് ആരൂല്ല

നാട്ടില് അവർക്ക് വേറെയും സ്ഥാപനങ്ങളൊക്കെ ഇണ്ടോ ആ ഇണ്ട് ഇവലേ centre എന്നെ മുംബൈ ആണ്

അവ്ട്ക്ക് നല്ല branch കാർ വരും എല്ലാരും

എന്താല് ഓരോ ജില്ലേലും ആ ആ അപ്പൊ നല്ല company ആണ് ഇത് മൂന്ന് മാസത്തിന്റ ഉള്ളില് ഞമ്മക്ക് ചെയ്ത പഠിച്ച് തീർത്താൽ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റു അയിനിത്തിന് experience അല്ല വാണ്ടേ ഇയിൻ creativity ആണ് മ്മ് മ്മ് creative ആയിട്ടില്ലേ കാര്യങ്ങള് നമ്മളെ mind ൽ വേണം എന്നാലേ പരുവാടി നടക്കുള്ളൂ ആ അവടെ ഇങ്ങള age ഇൽ ഇല്ലൊലെന്നെ മറ്റെ stage ളെ ആൾക്കാര? അവിടെ മറ്റേ stage ഇല്ലല്ലാ

ഒക്ക വേറെ ഉം കാര്യങ്ങളും പല job ചെയ്യണൊലൊക്കെയാണ് ഓല് job ചെയ്യണൊന് ഒന്നൂടി better ആക്കാൻ വന്നൊരുണ്ട് ആ അ പിന്നെ ഇതിന് salary നല്ല കൂടുതലുല്ലേ നമ്മളെ gulf രാജ്യങ്ങളിന്ന് ഒക്കെ ആ പഠിച്ച് കയിഞ്ഞ നമ്മളെ cinema field ഇലൊക്കെ പറ്റു ല്ലേ ആ അതെന്നെ ഞാൻ പറഞ്ഞേ VFXwork അയിന് ആ അതെ ല് നാല് type work ആണ്.

layout പിന്നെ printing ഏർ pr printing designing വരിന്നിണ്ട് മ്മ് ച്ചെയ്യിന്ന work ല് VFXwork ഒക്കെ നന്നായിട്ട് ചെയ്യാനറിയാ വെച്ചാല് പടത്തിലൊക്കെ simple ആയിട്ട് കേറാ ആ ആ

അല്ലല്ല ഒക്ക ഇതന്നെ ഒക്ക ഒര് ഒരു course ല് വെരുന്നെന്നെയാണ് അത് ഇങ്ങന separate ആയിട്ട് ഒരു packaging designing മാത്രം പഠിക്കണ്ടെ ഈ packing design പറഞ്ഞേ

ആ അയിനിത് ഒരുമിച്ചൊരു package ആയി പഠിച്ചിറങ്ങുന്നോലു ഇണ്ട് ആ ആ അവിടെ എട്ട് എട്ട് item ഈ app നെ കുറിച് പഠിപ്പിച്ചാലുണ്ട് ആ എന്നാ ശെരി എടാ പിന്നെന്താ

hello നമസ്‌ക്കാരം ഒന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ കൈവശമായിരുന്ന യൂറോപ്പ് യൂറോപ്പിലെ ഒരു യു

തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത്‌ ജനുവരി ഒ മുതൽ ഏപ്രിൽ വരെ യഥാക്രമം ജർമനി ബഹിമിയയും ഇറ്റലി അൽബിനെയും ജപ്പാൻ ഹൈനാൻ ദ്വീപുകളേയും ആക്രമിച്ചു കീഴ്‌പ്പെടുത്തി യുദ്ധത്തിന്റെ ആരംഭം യൂറോപ്പിലെ യുദ്ധം ആണ് main ആയിട്ട് ഇത് അറിയപെടുന്നേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതു സെപ്റ്റംബർ

പേര് operation voices എന്നാണ് ഇതേ തുടർന്ന് സെപ് ടെമ്പർ മൂന്നിന് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഫ്രാൻസ് ഇന്ത്യ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബർ ആറിന് ദക്ഷിണാഫ്രിക്ക കാനഡ എന്നീ രാജ്യങ്ങളും ജർമനിക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പടിഞ്ഞാറ് ഭാഗത്തു നിന്നും നാസി ജർമനി പോളണ്ടിനെ അക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തുനിന്നും soviet union ഉം പോളണ്ടിനെആക്രമിക്കു കയായിരുന്നു ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തേഴിന് പോളണ്ട് കീഴടങ്ങുകയും ഭൂപ്രദേശം ജെർമനിയും soviet union ഉം പങ്കിട്ട് എടുക്കകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപതു ഏപ്രിൽ ഒൻപതിന് നാസി ജർമനി operation voice burg എന്ന സൈനിക നടപടിയിലൂടെ ഡെന്മാർക്ക് നോർവെ എന്നീ രാജ്യങ്ങളും മെയ് പത്തിന് operation ഖൽബ് എന്ന നടപടിലൂടെ ഹോളണ്ട് ബെൽജിയം ലക്സൺബർഗ് എന്നീ രാജ്യങ്ങളും ആക്രമിച്ചു കീഴ്‌പ്പെടുത്തി തുടർന്ന് ഫ്രാൻസിനെ ആക്രമിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിയഞ്ചു ഫ്രാൻസ് ജെർമനിയുടെ മുൻപിൽ നിരുപാതികം കീഴടങ്ങി ഫ്രാൻസ് അധിനിവേശ ത്തിനുള്ള ജർമനി നൽകിയ പേരു operation red എന്നായിരുന്നു അച്ചുതണ്ട് ശക്തികൾ ആയിരത്തിത്തൊള്ളായിരത്തി നാൽപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ബെർലിൻ ഇറ്റലി ജർമനി

തികളുടെ രൂപകര രൂപവൽക്കരണം ആയിരുന്നു അന്ന് നടന്ന ത്രിശക്തി ഉടമ്പടി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപത് നവംബർ ഇരുപതിന്‌ ഹംഗറി യെയും നവംബർ ഇരുപത്തി മൂന്നിന് റൊമേനിയയും ആയ് ആയിരത്തിത്തൊള്ളായിരത്തി നാൽപ്പത്തൊന്നു മാർച്ച് ഒന്നിന് ബൾഗേറിയെയും ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപതു സെപ്റ്റംബർ ഏഴിന് ജർമ്മനി ഇംഗ്ലണ്ടിനെ ആക്രമിച്ചു ജപ്പാൻ ഹിരോഷിമയിലും നാഗസാക്കിനും അമേരിക്ക ആറ്റം ബോംബിട്ടു പ്രയോഗിച്ചതോടെ ജപ്പാൻ നിരുപാതികം കീഴടങ്ങി soviet union രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തിയൊന്ന് ജൂൺ ഇരുപത്തിരണ്ട് ജർമ്മനി soviet union എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു operation ബാർബറോസ തുടർന്ന് ഇറ്റലി ഫിൻലാൻഡ് റൊമാനിയ എന്നീ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കുചേർന്നു നാസി ജർമനി പോളണ്ടിലേക്കുള്ള അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പൊത്തിയൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പൊത്തിയൊമ്പത് സെപ്തംബര് ഒന്നിന് ജർമനി പോളണ്ടിനെ ആക്രമിച്ചതോടു കൂടി രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു മായി ഈ മിന്നലാക്രമണത്തിന് operation voices എന്നായിരുന്നു ഇതേ തുടർന്ന് സെപ്തംബർ മൂന്നിന് ബ്രിട്ടൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫ്രാൻസ് ഇന്ത്യ എന്നീ രാജ്യങ്ങളെ സെപ്റ്റംബർ ആറിന് ദക്ഷിണാഫ്രിക്ക കാനഡ എന്നീ രാജ്യങ്ങൾക്കും ഇതേ ജർമനിക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പടിഞ്ഞാറു ഭാഗത്തുനിന്നും നാസി ജർമനിയെ ആക്രമിച്ചു കൊണ്ട് ണ്ടിരുന്നപ്പോൾ കിഴക്കു ഭാഗത്തു നിന്നും soviet union ഉം പോളണ്ടിനെ ആക്രമിച്ചു ഒടുവിൽ സെപ്തംബർ ഇരുപത്തേഴിന് പോളണ്ട് കീഴടങ്ങുകയും ഭൂപ്രദേശം ജർമ്മനിയും soviet union ഉം പങ്കിട്ടെടുക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഒമ്പത് നാസി ജർമ്മനി operation വെയ്‌സൽ ബർഗ് എന്ന സൈനിക നടപടി ലൂടെ ഡെൻമാർക്ക്‌ നോർവേ എന്നീ രാജ്യങ്ങൾ മെയ് പത്തിന് operation ഖൽബ് എന്ന നടപടിൽ ഹോളണ്ട് ബെൽജിയം ലെക്സമ്പർഗ് എന്നീ രാജ്യങ്ങൾ ആക്രമിച്ചു കീഴ്‌പ്പെടുത്തി. തുടർന്ന് ഫ്രാൻസിനെ ആക്രമിക്കാൻ തുടങ്ങി. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തഞ്ചിന് ഫ്രാൻസ് ജർമ്മനിയെയും മുമ്പിൽ നിരുപാധികം കീഴടങ്ങി. ഫ്രാൻസ് അധിനിവേശത്തിന് ജർമ്മനി നൽകിയ പേരാണ് operation red

ഹിറ്റ്ലറുടെ ദേശീയ socialist german തൊഴിലാളി party ആണ് അഹ് നാസി പാർട്ടി NSDAP ഭരണത്തിന് കീഴിലുള്ള german രാജ്യങ്ങൾ ക്കും english സംസാ ഇങ് സംസാര ഭാഷയിലുള്ള പേരാണ് നാസി ജർമ്മനി അഥവാ the third rich third rich അഥവാ മൂന്നാം reich എന്ന വിശുദ്ധ roman സാമ്രാജ്യത്തിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടു വരെ നിലനിന്നിരുന്ന german സാമ്രാജ്യത്തിന് ശേഷം നിലവിൽ വന്നത് എന്നും സൂചിപ്പിക്കപ്പെടുന്നു ജർമ്മനിയിൽ ആയിരത്തി തള്ളായിരത്തി നാല്പത്തിമൂന്ന് വരെ ടോഷിടേയ്സ് റെയ് rich എന്നറിയപ്പെടുന്ന രാജ്യത്തിൻറെ ഔദ്യോഗിക നാമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്നിന് ശേഷം ഗ്രേറ്റ്റോഷ് rich ജ്യേഷ്ഠൻ german rich എന്നിങ്ങനെ ഹിറ്റ്ലറുടെ ഭരണത്തിന് ജർമ്മനി പെട്ടുതന്നെ ജീവിതത്തിൽ സകലത് സകല മേഖലകളും നിയന്ത്രിക്കുന്ന ഏകാധിപത്ത്യന്റെ സംവിധാനത്തിന് കീഴിലായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചു മെയിൽ സഖ്യ കക്ഷികളുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് നാസി ജർമ്മനി അവസാനം കുറിച്ചു. അതോടുകൂടിയും ജർമ്മനി രണ്ടായി പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജയ് ജനുവരി മുപ്പതിന് വോൾമർ republic ന്റെ വോൾഫോൺ ഹിൽബന്ദ് ബുക്ക് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി chancellor ആയി നിയമിച്ചു അതിനുശേഷം നാസി നാസികൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആരംഭിക്കുകയും അധിനിവേശം തങ്ങളുടെ കേന്ദ്രീകൃ കേന്ദ്രീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഓഗസ്റ്റ് രണ്ടിന് ഹിഡൺബുക്ക് മരിച്ചു അതിനു ശേഷം chancellor ഉടെ പ്രസി chancellor ഉം president ന്റെയും office കൾ അധികാരത്തിൽ ലയിപ്പിച്ച് ഹിറ്റ്ലർ ജർമനിയുടെ ഏകാധിപതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഓഗസ്റ്റ് പത്തൊമ്പിന് പത്തൊമ്പതിന് നടന്ന referandum ഹിറ്റ്ലർ ജർമനിയുടെ ഏ ഏ furore നേതാവെന്ന് സ്ഥിരീ സ്ഥിതീകരിച്ചു എല്ലാ അധികാരങ്ങളും ഹിറ്റ്ലർ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ഹിറ്റ്ലറുടെ വാക്ക് നിയമമായി മാറപ്പെടുകയും ചെയ്തു. നാസി ജർമനിയുടെ ഭരണ സംവിധാനം ഏകോപിച്ചു സഹകരണത്തോടു കൂടി പ്രവർത്തിച്ച്

പുനർസ്ഥാപിക്കുകയും ഉയർന്ന സൈനിക ചിലവുകളെ ധന വിനിയോഗവും സംഘർഷ സമ്പത് വ്യവസ്ഥ അടിസ്ഥാനമാക്കി തൊഴിലില്ലായിമ കുറക്കുകയും ചെയ്തു. കമ്മി ചിലവുകൾ നാസി ഭരണകൾ രഹസ്യമായി ത്തായ സൈനിക പുനർക്രമീകരണം നടത്തുകയും auto by hand motorway നിർമ്മാണം ഉൾപ്പടെ ഉൾപ്പടെ വിപുലമായ പൊതുമരാമത്ത് പദ്ധതികൾ നടത്തുകയും ചെയ്തു. ജർമനിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ തിരിച്ചു വരവ് ഭരണകൂടത്തിന്റെ ജനപ്രതിനിധി വർധിപ്പിച്ചു വർണ്ണ വിവേചനം വർ ഗോന്നതി ജൂതവിരോധം എന്നിവ നാസി ഭരണക്കൂടത്തിന്റെ പ്രധാന പ്രത്യാശ ശാസ്ത്രമായിരുന്നു സവിശേഷതകളും ഒന്നായിരുന്നു നാസികൾ ജർമനിക്ക് ജനതകളെ പിടിച്ചെടുത്തതിന് ശേഷം നാസികൾ യഹൂദരോട് romanian ജനതകളോട് വിവേചനം ആരംഭിച്ചു. നന്ദി നമസ്ക്കാരം thanks hello നമസ്‍കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തെക്കുറിച്ചാണ് മലയാളം ഭാഷയെ കുറിച്ചാണ് മലയാളത്തിൻ്റെ പ്രാചീനത ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിൽ മലയാളത്തിന് ആയിരത്തി ഒരുന്നൂറോളം വർഷം ഉള്ള വർഷങ്ങളുടെ പഴക്കം അനുമാനിക്കപ്പെടുന്നു ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നും പരിണമിച്ചു വന്നതാകാം മലയാളം മൂല ഭാഷയിലെ പല പ്രയോഗങ്ങളും ഇന്നും മലയാളത്തിൽ പ്രചാരത്തിലുണ്ട് മലയാളഭാഷയിലെ ഈ പ്രയോഗങ്ങളുടെ പഴക്കം തെളിയിക്കുന്നതിൽ സുപ്രധാനമാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പുളിമാ പുളിമാങ്കൊമ്പിൽ നിന്ന് ലഭിച്ച BC രണ്ടാം നൂറ്റാണ്ടിലെ വീരക്കൽ ലിഖിതം ഈ ലിഖിതത്തിലെ കൂടല്ലൂർ ആ കോൾ എഴുതിയ അന്തവങ്കൽ എന്ന വാക്യത്തിലെ പെടു ധാതു മലയാളം ആണ് നശിച്ചു വീഴുക മരണപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങൾ പെടു എന്ന ധാതുവിനുണ്ട് കൂടല്ലൂരിലെ കൂടല്ലൂരിലെ കന്നുകാലി കവർച്ചാ ശ്രമത്തിൽ മരിച്ചു വീണ തീയർ അന്തവൻ്റെ സ്മാരകമായിട്ടുള്ള വീരക്കൽ എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഒരുന്നൂറു വർഷം പഴക്കമുള്ള വീരക്കൽ ലിഖിതത്തിൽ കാണുന്ന വ്യാകരണ സവിശേഷതകൾ ഇന്ന് മലയാളത്തിൽ മാത്രമാണ് അവശേഷിക്കുന്നത് ഇടക്കൽ ഗുഹകളിൽ നിന്ന് കിട്ടിയ രണ്ട് അഞ്ചു നൂറ്റാണ്ടിലെ ഏഴ് ലിഖിതങ്ങളിൽ നാലെണ്ണം പട്ടണം ഉൽഘനത്തിൽ ഉൽ ഖനനത്തിൽ കണ്ടെത്തിയ ര രണ്ടാം നൂറ്റാണ്ടിലെ അവശിഷ്ടങ്ങൾ നിലമ്പൂരിൽ കണ്ടെത്തിയ അഞ്ചാം നൂറ്റാണ്ടിലെ ലിഖിതം എന്നിവയിൽ മലയാളം വാക്കുകൾ ഉണ്ടെന്ന് കണ്ടെ കണ്ടെത്തിയിരിക്കുന്നു പല വാക്കുകളും നിലവിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നതും എന്നാൽ തമിഴിൽ പ്രയോഗി പ്രയോ പ്രയോഗത്തിൽ ഇല്ലാത്തതുമാണ് തമിഴ് ശൈലിയായ ഐ കാരത്തിന് പകരം മലയാളം ശൈലി അ കാരമാണ് വാക്കുകളിൽ ഉള്ളത് ഇടക്കൽ ഗുഹകളിലെ

പട്ടണത്തിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ മലയാളത്തിൻ്റെ പഴമ തെളിയിക്കുന്നതിൽ മുഖ്യപങ്കു വഹിക്കുന്നു ഖനനത്തിലൂടെ ലഭിച്ച പ്രാചീന വസ്തുക്കളിൽ ദ്രാവിഡ ബ്രാഹ്മി ലിപിയിൽ എഴുതിയ രണ്ട് ഓട്ട ഓട്ടക്കല കഷണങ്ങൾ ഉണ്ട് ഇതിൽ ഓട് പാവ ഓ എന്നും ചാത്തൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിന് ശേഷം അഞ്ചാം നൂറ്റാണ്ടിലെ നിലമ്പൂർ ശിലാരേഖ രേഖയിലും മലയാള ഭാഷയിലും വ്യാകരണ പ്രത്യേകതകളി പ്രത്യേകതകളും കാണാം അവിടെ നിന്നും മലയാളം ഉയർന്നുവന്നു സംഘകാല കൃതികൾ അടക്കം എട്ടാം നൂറ്റാണ്ടു വരെയുള്ള ദ്രാവിഡ സാഹിത്യം മലയാളത്തിനു കൂടി അവകാശപ്പെട്ട പൊതു സ്വത്താണ് സംഘകാല കൃതികളിൽ പ്രധാനപ്പെട്ടവ പലതും കേരളത്തിൽ ഉണ്ടായതായാണ് ഉണ്ടായതാണെന്ന് കരുതപ്പെ കരുതിയിട്ടുണ്ട് അമ്പതോളം സംഘകാല എഴുത്തുകാർ കേരളീയരും മായിരുന്നുവത്രേ ഇപ്പോളും പ്രയോഗത്തിലു പ്രയോഗത്തിലുള്ള ആയിരത്തിഅഞ്ഞൂറിലധികം മലയാളം വാക്കുകൾ സംഘകാല കൃതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ തമിഴർക്കോ ഇന്നത്തെ മലയാളികൾക്കോ സംഘ സാഹിത്യഭാഷ പ്രത്യേക പരിചയം കൂടാതെ മനസ്സിലാവില്ല എന്നും അതുകൊണ്ട് ആ ഭാഷ തമിഴയോ മലയാളമോ അല്ലാ എന്നും മൂല ദ്രാവിഡ ഭാഷയാണെന്നും കണക്കാക്കപ്പെടുന്നു